പ്രിയപ്പെട്ട ദേശവാസികൾക്കു നമസ്കാരം
നമ്മുടെ മൻ കീ ബാത് ഉം കൊറോണയുടെ സ്വാധീനത്തിൽ നിന്നു മുക്തമല്ല
നിങ്ങളോട് കഴിഞ്ഞ മൻ കീ ബാത് സംസാരിക്കുന്ന സമയത്ത് യാത്രാ ട്രെയിനുകൾ നിർത്തിയിരിക്കുകയായിരുന്നു ബസ്സുകൾ നിർത്തിയിരിക്കുകയായിരുന്നു വിമാനസേവനങ്ങൾ നിർത്തിയിരിക്കുകയായിരുന്നു
ഇപ്രാവശ്യം പലതും പുനരാരംഭിച്ചിട്ടുണ്ട് ശ്രമിക് സ്പെഷ്യൽ ട്രെയിനുകൾ ഓടുന്നുണ്ട് മറ്റു സ്പെഷ്യൽ ട്രെയിനുകളും ആരംഭിച്ചിട്ടുണ്ട്
എല്ലാ മുൻകരുതലുകളോടും കൂടി യാത്രാവിമാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സാവധാനം വ്യവസായങ്ങളും പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകഴിഞ്ഞു
അതായത് സമ്പദ്വ്യവസ്ഥയുടെ ഒരു ഭാഗം പ്രവർത്തനനിരതമാകുന്നു
ഈ പരിതഃസ്ഥിതിയിൽ നമുക്കു കൂടുതൽ മുൻകരുതലിന്റെ ആവശ്യമുണ്ട്
ആറടി അകലം പാലിക്കണമെന്നതും മാസ്ക് ധരിക്കുന്ന കാര്യത്തിലും വീട്ടിലിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ചിട്ട പാലിക്കുന്നതിൽ അല്പവും ദാക്ഷിണ്യം വിചാരിക്കാൻ പാടില്ല
രാജ്യത്ത് എല്ലാവരുടെയും ഒത്തുചേർന്നുള്ള ശ്രമഫലമായി കൊറോണയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമായി തുടരുകയാണ്
ലോകത്തിന്റെ സ്ഥിതി നോക്കിയാൽ ഭാരതീയരുടെ നേട്ടം എത്ര വലുതാണെന്നു മനസ്സിലാകും
നമ്മുടെ ജനസംഖ്യ ഭൂരിപക്ഷം രാജ്യങ്ങളുമായി നോക്കിയാൽ പലമടങ്ങ് കൂടുതലാണ്
നമ്മുടെ രാജ്യത്തെ വെല്ലുവിളികളും വ്യത്യസ്ത രീതിയിലുള്ളതാണ് എന്നാലും നമ്മുടെ രാജ്യത്ത് കൊറോണ ലോകത്തിലെ മറ്റു രാജ്യങ്ങളിൽ പകരുന്നിടത്തോളം വേഗതയിൽ പകർന്നില്ല
കൊറോണകൊണ്ടുണ്ടാകുന്ന മരണത്തിന്റെ നിരക്കും നമ്മുടെ രാജ്യത്ത് വളരെ കുറവാണ്
ഉണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് നമുക്കെല്ലാം വളരെ ദുഃഖമുണ്ട്
എന്നാൽ നമുക്കു കാത്തുരക്ഷിക്കാനായത് തീർച്ചയായും രാജ്യത്തെ സാമൂഹികമായ ദൃഢനിശ്ചയത്തിന്റെ ഫലമായിട്ടാണ്
ഇത്രയും വലിയ രാജ്യത്ത് ഓരോ ദേശവാസിയും സ്വയം ഈ പോരാട്ടം നടത്താൻ നിശ്ചയിച്ചു ഈ മുന്നേറ്റമെല്ലാം ജനങ്ങൾ നയിക്കുന്നതാണ്
സുഹൃത്തുക്കളേ രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തോടൊപ്പം ഒരു ശക്തികൂടി ഈ പോരാട്ടത്തിൽ നമ്മുടെ വലിയ ബലമാണ് അതാണ് രാജ്യത്തെ ജനങ്ങളുടെ സേവനശക്തി
വാസ്തവത്തിൽ ഈ മഹാമാരിക്കൊപ്പം ഭാരതവാസികളുടെ നമ്മുടെ സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും മനോഭാവം നമ്മുടെ ആദർശം മാത്രമല്ല മറിച്ച് ഭാരതത്തിലെ ജീവിതരീതിയാണ് നമ്മുടെ ആദർശവാക്യമെന്നപോലെ പറയപ്പെടുന്നതാണ് സേവാ പരമോ ധർമ്മഃ എന്നത്
സേവനംതന്നെ സുഖം സേവനംതന്നെ സന്തോഷം
മറ്റൊരാളെ സേവിക്കുന്നതിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാവില്ല
അവരുടെ ജീവിതത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണത്തിൽ നിറയെ ആത്മവിശ്വാസം സകാരാത്മമനോഭാവം സജീവമായ ഉത്സാഹം അനുനിമിഷം കാണാനാകും
സുഹൃത്തുക്കളേ നമ്മുടെ ഡോക്ടർമാർ നേഴ്സിംഗ് സ്റ്റാഫ് ശുചീകരണ ജീവനക്കാർ പോലീസുകാർ മാധ്യമസുഹൃത്തുക്കൾ എല്ലാംതന്നെ നടത്തുന്ന സേവനത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്
മൻ കീ ബാത്തിലും ഞാൻ അതിനെക്കുറിച്ചു പറയുകയുണ്ടായി
സേവനത്തിനായി തങ്ങളുടെ സർവ്വതും സമർപ്പിക്കുന്ന ആളുകളുടെ എണ്ണം അസംഖ്യമാണ്
ഇക്കൂട്ടത്തിൽ തമിഴ്നാട്ടിലെ ഒരു പുണ്യാത്മാവുണ്ട് സി
മോഹൻ
മോഹൻ മധുരയിൽ ഒരു സലൂൺ നടത്തുന്നു
തന്റെ അധ്വാനത്തിലുടെ ഇദ്ദേഹം സ്വന്തം മകളുടെ വിദ്യാഭ്യാസത്തിനായി അഞ്ചുലക്ഷം രൂപ സമ്പാദിച്ചിരുന്നു
എന്നാൽ ഇദ്ദേഹം ഈ മുഴുവൻ തുകയും ഈ രോഗവുമായി ബന്ധപ്പെട്ട അത്യാവശ്യക്കാർക്കും ദരിദ്രർക്കും ഉപയോഗിക്കുന്നതിനായി ചെലവു ചെയ്തു
ഇതേപോലെ അഗർത്തലയിൽ ഉന്തുവണ്ടി വലിച്ച് ഉപജീവനം നടത്തുന്ന ഗൌതംദാസും തന്റെ ദൈനംദിനമുള്ള സമ്പാദ്യത്തിൽ നിന്ന് സൂക്ഷിച്ചുവച്ച തുകയിൽ നിന്ന് എല്ലാദിവസവും അരിയും പയറും വാങ്ങി അത്യാവശ്യക്കാർക്ക് ഭക്ഷണം നല്കുന്നു
പഞ്ചാബിലെ പത്താൻകോട്ടിൽ നിന്നും ഇതുപോലെ ഒരു ഉദാഹരണം ശ്രദ്ധയിൽ പെട്ടു
ഇവിടെ ദിവ്യാംഗനായ സഹോദരൻ രാജു മറ്റുള്ളവരുടെ സഹായംകൊണ്ടു സ്വരൂപിച്ച ഒരു തുകകൊണ്ട് മൂവായിരത്തിലധികം മാസ്കുകൾ ഉണ്ടാക്കി ആളുകൾക്ക് വിതരണം ചെയ്തു
സഹോദരൻ രാജു ഈ കഷ്ടപ്പാടിന്റെ സമയത്ത് ഏകദേശം നൂറു കുടുംബങ്ങൾക്ക് കഴിക്കാനുള്ള റേഷനും എത്തിച്ചുകൊടുത്തു
രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും മഹിളാ സ്വാശ്രയ സംഘങ്ങൾ നടത്തിയ പരിശ്രമങ്ങളുടെയും അസംഖ്യം കഥകൾ നമ്മുടെ മുന്നിലെത്തുന്നുണ്ട്
ഗ്രാമങ്ങളിലും ചെറിയ തെരുവുകളിലും നമ്മുടെ സഹോദരിമാരും പുത്രിമാരും എല്ലാ ദിവസവും ആയിരക്കണക്കിന് മാസ്കുകൾ ഉണ്ടാക്കുന്നുണ്ട്
എല്ലാ സാമൂഹിക സംഘടനകളും ഈ കാര്യത്തിൽ ഇവരുമായി സഹകരിക്കുന്നുണ്ട്
സുഹൃത്തുക്കളേ ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ എല്ലാ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു
എത്രയോ ജനങ്ങൾ സ്വയം എനിക്ക് നമോ ആപ്പിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും തങ്ങളുടെ ശ്രമങ്ങളെക്കുറിച്ച് അറിയിക്കുന്നുണ്ട്
പലപ്പോഴും സമയക്കുറവു കാരണം പല ആളുകളുടെയും പല സംഘടനകളുടെയും പല സ്ഥാപനങ്ങളുടെയും പേരു പറയാൻ എനിക്കു സാധിക്കുന്നില്ല
സേവനമനോഭാവത്തോടെ ആളുകളെ സഹായിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രശംസിക്കുന്നു അവരെ ആദരിക്കുന്നു അവരെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ ഈ ആപദ്ഘട്ടത്തിൽ എന്റെ മനസ്സിനെ സ്പർശിച്ച ഒരു കാര്യം കൂടിയുണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ
രാജ്യത്തെ എല്ലാ ജനങ്ങളും ഗ്രാമങ്ങൾ മുതൽ നഗരങ്ങളിൽ വരെ നമ്മുടെ ചെറിയ കച്ചവടക്കാർ മുതൽ സ്റ്റാർട്ടപ്പുകൾ വരെ പലരും നമ്മുടെ ലാബോറട്ടറികളും കൊറോണയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ പുതിയ പുതിയ രീതികൾ കണ്ടെത്തുകയാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാണ്
ഉദാഹരണത്തിന് നാസിക്കിലെ രാജേന്ദ്രയാദവ് മുന്നോട്ടു വയ്ക്കുന്ന ഉദാഹരണം വളരെ രസമുള്ളതാണ്
രജേന്ദ്രജി നാസിക്കിൽ സതനാ ഗ്രാമത്തിലെ കർഷകനാണ്
തന്റെ ഗ്രാമത്തെ കൊറോണ പടരുന്നതിൽ നിന്നു രക്ഷിക്കാനായി അദ്ദേഹം ട്രാക്ടറുമായി ബന്ധിപ്പിച്ച് ഒരു സാനിട്ടൈസർ മെഷീനുണ്ടാക്കി
ഈ പുതിയ മെഷീൻ വളരെ ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു
ഇതുപോലെ ഞാൻ സാമൂഹിക മാധ്യമങ്ങളിൽ അനേകം ചിത്രങ്ങൾ കാണുന്നുണ്ട്
പല കടക്കാരും ആറടി അകലം ഉറപ്പാക്കാൻ കടയിൽ വലിയ പൈപ് ലൈൻ വച്ചിരിക്കുന്നു അതിൽ ഒരറ്റത്തുനിന്ന് കടക്കാരൻ സാധനം വച്ചുകൊടുക്കുന്നു മറ്റേ അറ്റത്ത് ഉപഭേക്താവിന് സാധനം എടുക്കാൻ സാധിക്കുന്നു
ഈ സമയം പഠനരംഗത്തും പുതിയ വ്യത്യസ്തങ്ങളായ കണ്ടുപിടുത്തുങ്ങൾ അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് നടത്തുന്നുണ്ട്
ഓൺലൈൻ ക്ലാസുകൾ വീഡിയോ ക്ലാസുകൾ ഒക്കെയും വ്യത്യസ്തങ്ങളായ രീതികളിൽ പുതുമ നിറഞ്ഞതാക്കുന്നു
കൊറോണയ്ക്കെതിരെയുള്ള വാക്സിന്റെ കാര്യത്തിൽ നമ്മുടെ ലാബുകളിൽ ജോലികൾ നടക്കുന്നുണ്ട്
ലോകമെങ്ങും നിന്നുള്ളവർ അത് ശ്രദ്ധിക്കുന്നുണ്ട്
നാമതിൽ പ്രതീക്ഷയും പുലർത്തുകയാണ്
ഏതൊരു പരിസ്ഥിതിയിലും മാറ്റമുണ്ടാക്കുന്നതിന് ഇച്ഛാശക്തിക്കൊപ്പം അത് വളരെയധികം പുതുമയെയും ആശ്രയിച്ചിരിക്കുന്നു
ആയിരക്കണക്കിനു വർഷത്തെ മനുഷ്യസമൂഹത്തിന്റെ യാത്ര നിരന്തരം പുതുമകളിലൂടെയാണ് ഇത്രയും ആധുനികമായ കാലത്തിലെത്തിയിട്ടുള്ളത്
അതുകൊണ്ട് ഈ മഹാമാരിയെ കീഴടക്കുന്നതിന് നമ്മുടെ ഈ പുതിയ കണ്ടുപിടുത്തങ്ങളും വലിയ അടിസ്ഥാനങ്ങളായിരിക്കും
സുഹൃത്തുക്കളേ കൊറോണയ്ക്കെതിരായ ഈ പോരാട്ടത്തിന്റെ പാത വളരെ നീണ്ടതാണ്
ലോകത്തിന്റെയാകെയും മുന്നിൽ ഒരു ചികിത്സയില്ലാത്ത ഇതിനുമുമ്പ് നേരിട്ട അനുഭവമില്ലാത്ത ഈ രോഗത്തിന്റെ പുതിയ പുതിയ വെല്ലുവിളികളും അതുകാരണം ബുദ്ധിമുട്ടുകളും നാം നേരിടേണ്ടി വരുന്നുണ്ട്
ഇത് കൊറോണ ബാധിച്ചിട്ടുള്ള ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട് ഭാരതവും അതിന്റെ പിടിയിൽ നിന്ന് മുക്തമല്ല
നമ്മുടെ രാജ്യത്തും ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത കഷ്ടപ്പാടില്ലാത്ത ഒരു സമൂഹവുമില്ല
ഈ ആപത്തിന്റെ ഏറ്റവും വലിയ ആഘാതമേറ്റിരിക്കുന്നത് നമ്മുടെ ദരിദ്രരായ തൊഴിലാളിഅധ്വാനവർഗ്ഗമാണ്
അവരുടെ ബുദ്ധിമുട്ട് അവരുടെ വേദന അവരുടെ കഷ്ടപ്പാട് എന്നിവ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവില്ല
അവരുടെയും അവരുടെ കുടുംബത്തിന്റെയും കഷ്ടപ്പാട് മനസ്സിലാക്കാത്തവർ നമ്മളിൽ ആരാണുള്ളത്
നമുക്കെല്ലാവർക്കും ഒത്തു ചേർന്ന് ഈ കഷ്ടപ്പാടിനെ ഈ വേദനയെ പങ്കുവയ്ക്കാൻ ശ്രമിക്കാം രാജ്യംമുഴുവൻ അതിനുള്ള ശ്രമത്തിലാണ്
നമ്മുടെ റെയിൽവേയിലെ സുഹൃത്തുക്കൾ രാപകൽ അധ്വാനിക്കുകയാണ്
കേന്ദ്രസർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കരാണെങ്കിലും പ്രാദേശിക സ്വയംഭരണസംവിധാനങ്ങളാണെങ്കിലും എല്ലാവരും രാപകൽ അധ്വാനിക്കുകയാണ്
റെയിൽവേ ജോലിക്കാർ ഇന്ന് കൊറോണാ പോരാളികളെപ്പോലെതന്നെയാണ് സേവനത്തിലേർപ്പെട്ടിരിക്കുന്നത്
ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ട്രെയിനുകളിലും ബസ്സുകളിലും സുരക്ഷിതരായി കൊണ്ടുപോവുക അവർക്ക് തിന്നാനും കുടിക്കാനുമുള്ള ഏർപ്പാടുകളുണ്ടാക്കുക എല്ലാ ജില്ലകളിലും ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ഏർപ്പാടാക്കുക എല്ലാവരെയും ടെസ്റ്റിംഗും ചെക്കപ്പും ചെയ്യുക ചികിത്സയ്ക്കുള്ള ഏർപ്പാടു ചെയ്യുക ഈ കാര്യങ്ങളെല്ലാം നിരന്തരം വലിയ അളവിലാണ് നടന്നുപോരുന്നത്
എന്നാൽ സുഹൃത്തുക്കളേ ഇന്നു നാം കാണുന്ന ദൃശ്യം നമ്മെ മുമ്പു കാലത്ത് എന്തു നടന്നു എന്നത് അവലോകനം ചെയ്യുന്നതിനും ഭാവിയിലേക്കുള്ള പാഠം ഉൾക്കൊള്ളാനും അവസരമൊരുക്കുന്നു
ഇന്ന് നമ്മുടെ തൊഴിലാളികളുടെ വേദനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രാജ്യത്തിന്റെ കിഴക്കൻ പ്രദേശത്തിന്റെ വേദനയാണ്
ഏതൊരു കിഴക്കൻ ഭാഗത്തിനാണോ രാജ്യത്തിന്റെ വളർച്ചയുടെ എഞ്ചിനാകാനുള്ള കഴിവുള്ളത് ആരുടെ തൊഴിലാളികളുടെ ബാഹുബലം കൊണ്ടാണോ രാജ്യത്തിന് പുതിയ ഉയരങ്ങളിൽ എത്താനാകുന്നത് ആ കിഴക്കൻ മേഖലയുടെ വികസനം അത്യാവശ്യമാണ്
കിഴക്കൻ ഭാരതത്തിന്റെ വികസനത്തിലൂടെയേ രാജ്യത്തിന്റെ സന്തുലിതമായ സാമ്പത്തിക വികസനം സാധ്യമാകൂ
രാജ്യം എനിക്ക് സേവനത്തിന് അവസരം നല്കിയപ്പോൾമുതൽ കിഴക്കൻ ഭാരതത്തിന്റെ വികസനത്തിന് മുൻഗണന നല്കിയിട്ടുണ്ട്
കഴിഞ്ഞ വർഷങ്ങളിൽ ഈ കാര്യത്തിൽ വളരെയധികം കാര്യങ്ങൾ നടന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്
ഇപ്പോൾ പ്രവാസികളായ തൊഴിലാളികളുടെ കാര്യം കാണുമ്പോൾ വളരെ പുതിയ ചുവടുവയ്പ്പുകൾ ആവശ്യമായി വരുന്നു
നാം നിരന്തരം ആ കാര്യത്തിൽ മുന്നേറുകയാണ്
ഉദാഹരണത്തിന് തൊഴിലാളികളുടെ സ്കിൽ മാപ്പിംഗ് ന്റെ ജോലി നടക്കുന്നു
ചിലേടത്ത് സ്റ്റാർട്ടപ്പുകൾ ഈ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു മൈഗ്രേഷൻ കമ്മീഷൻ ഉണ്ടാക്കേണ്ട കാര്യം ചർച്ചയാകുന്നു
ഇതുകൂടാതെ കേന്ദ്ര സർക്കാർ ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനത്തിലൂടെയും ഗ്രാമങ്ങളിൽ തൊഴിൽ സ്വയം തൊഴിൽ ചെറുകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ സാധ്യതകൾ തുറന്നിരിക്കുന്നു
ഈ തീരുമാനങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾക്കു സമാധാനമുണ്ടാക്കാനുള്ളതാണ്
ആത്മനിർഭർ സ്വയംപര്യാപ്ത ഭാരതം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഗ്രാമങ്ങൾ സ്വയംപര്യാപ്തങ്ങളായിരുന്നെങ്കിൽ നമ്മുടെ ചെറുനഗരങ്ങൾ സ്വയംപര്യാപ്തങ്ങളായിരുന്നെങ്കിൽ നമ്മുടെ ജില്ലകൾ സ്വയംപര്യാപ്തങ്ങളായിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളും ഇപ്പോൾ നമ്മുടെ മുന്നിൽ പ്രകടമായിരിക്കുന്നുതുപോലെ ഉണ്ടാകുമായിരുന്നില്ല
എന്നാൽ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കു നീങ്ങുകയെന്നത് മനുഷ്യസ്വഭാവമാണ്
എല്ലാ വെല്ലുവിളികൾക്കുമിടയിൽ സ്വാശ്രയ ഭാരത് എന്ന വിഷയത്തിൽ രാജ്യമെങ്ങും ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു എന്നതിൽ എനിക്കു സന്തോഷമുണ്ട്
ആളുകൾ ഇപ്പോൾ ഇത് തങ്ങൾ നയിക്കുന്ന ജനമുന്നേറ്റമാക്കാൻ തുടങ്ങിയിരിക്കുന്നു
ഈ ദൌത്യത്തിന്റെ നേതൃത്വം രാജ്യത്തെ ജനങ്ങൾ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്
വളരെയധികം ആളുകൾ തങ്ങളുടെ പ്രദേശത്ത് ഉണ്ടാക്കപ്പെടുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നു പറയുന്നു
ഈ ആളുകൾ പ്രാദേശികതലത്തിൽ ഉണ്ടാക്കിയ ഉത്പന്നങ്ങൾ വാങ്ങുന്നു അവയ്ക്ക് വാമൊഴിയായി പ്രചാരം നൽകുകയും ചെയ്യുന്നു
മേക് ഇൻ ഇന്ത്യയ്ക്ക് പ്രോത്സാഹനം ലഭിക്കാൻ എല്ലാവരും തങ്ങളുടേതായ ദൃഢനിശ്ചയങ്ങളെടുക്കുകയാണ്
ബിഹാറിലെ നമ്മുടെ ഒരു സുഹൃത്ത് ശ്രീ
ഹിമാംശു എനിക്ക് നമോ ആപ് ൽ എഴുതിയിരിക്കുന്നു ഭാരതം വിദേശത്തുനിന്നുള്ള ഇറക്കുമതി ഏറ്റവും കുറച്ച് ചെയ്യുന്ന ഒരു ദിനം കാണാനാഗ്രഹിക്കുന്നുവത്രേ പെട്രോളാണെങ്കിലും ഡീസലാണെങ്കിലും ഇന്ധനങ്ങളാണെങ്കിലും ഇലക്ട്രോണിക് ഇനങ്ങളാണെങ്കിലും യൂറിയ ആണെങ്കിലും ഭക്ഷ്യ എണ്ണയുടെ കാര്യമാണെങ്കിലും ഇവയുടെ ഒക്കെ ഇറക്കുമതി വളരെ കുറച്ചാകട്ടെ എന്ന്
ഞാൻ അദ്ദേഹത്തിന്റെ വികാരം മനസ്സിലാക്കുന്നു
നമ്മുടെ രാജ്യത്ത് നമ്മുടെ വിശ്വസ്തരായ നികുതിദാതാക്കളുടെ പണം ചിലവാകുന്ന എത്രയോ സാധനങ്ങൾ പുറത്തുനിന്നുവരുന്നു എന്നാൽ അവയ്ക്കു പകരമുള്ളത് നിഷ്പ്രയാസം ഭാരതത്തിൽ ഉണ്ടാക്കാൻ ആകുന്നതാണ്
അസമിൽ നിന്നുള്ള സുദീപ് എനിക്കെഴുതിയിരിക്കുന്നത് അദ്ദേഹം സ്ത്രീകളുണ്ടാക്കുന്ന മുള ഉത്പന്നങ്ങൾ കച്ചവടം ചെയ്യുന്നു വരുന്ന രണ്ട് വർഷങ്ങളിൽ അദ്ദേഹം മുള ഉത്പന്നങ്ങൾക്ക് ഒരു ആഗോള ബ്രാൻഡ് ഉണ്ടാക്കുമെന്നാണ്
ആത്മനിർഭർ ഭാരത് അഭിയാൻ ഈ ദശകത്തിൽ രാജ്യത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ കൊറോണ വിപത്തിന്റെ ഈ സമയത്ത് ഞാൻ ലോകനേതാക്കളുമായി സംസാരിക്കുകയുണ്ടായി
എന്നാൽ ഞാനൊരു രഹസ്യം പറയാനാഗ്രഹിക്കുന്നു ലോകനേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഈ നാളുകളിൽ ആളുകൾക്ക് യോഗയുടെയും ആയുർവ്വേദത്തിന്റെയും കാര്യത്തിൽ വളരെയധികം താത്പര്യമുണ്ടെന്നാണ് ഞാൻ കണ്ടത്
കൊറോണയുടെ ഈ കാലത്ത് യോഗയും ആയുർവ്വേദവും എങ്ങനെ സഹായിക്കും എന്നാണ് ചില നേതാക്കൾ എന്നോടു ചോദിച്ചത്
സുഹൃത്തുക്കളേ അന്തർരാഷ്ട്രീയ യോഗ ദിവസം വേഗം സമീപിക്കുകയാണ്
യോഗ ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നതനുസരിച്ച് ആളുകളിൽ തങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ജാഗരൂകത വർധിക്കുന്നുണ്ട്
ഇപ്പോൾ കൊറോണ വിപത്തിനിടയിൽ ഹോളിവുഡ് മുതൽ ഹരിദ്വാർ വരെ വീട്ടിലിരുന്നുകൊണ്ട് യോഗയുടെ കാര്യത്തിൽ ആളുകൾ വളരെ ശ്രദ്ധ ചെലത്തുന്നു എന്നു കാണാനാകുന്നുണ്ട്
എല്ലായിടത്തും ആളുകൾ യോഗയോടൊപ്പം ആയുർവ്വേദത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു
ഒരിക്കലും യോഗ ചെയ്തിട്ടില്ലാത്ത എത്രയോ ആളുകൾ ഒന്നുകിൽ ഓൺലൈൻ ക്ലാസുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വീഡിയോയിലൂടെ യോഗ പഠിക്കുന്നു
യഥാർത്ഥത്തിൽ യോഗ കമ്യൂണിറ്റിക്കും ഇമ്യൂണിറ്റിക്കും യൂണിറ്റിക്കും നല്ലതാണ്
കൊറോണയെന്ന വിപത്തിന്റെ ഈ സമയത്ത് യോഗ ഇന്ന് വിശേഷിച്ചും പ്രാധാന്യം നേടുന്നത് ഇത് ഈ വൈറസ് നമ്മുടെ ശ്വാസോച്ഛ്വാസസംവിധാനത്തെയാണ് കൂടുതൽ ബാധിക്കുന്നത് എന്നതുകൊണ്ടാണ്
യോഗയിൽ ശ്വാസോച്ഛ്വാസസംവിധാനത്തെ ശക്തിപ്പെടുത്തുന്ന അനേകം പ്രാണായാമങ്ങളുണ്ട്
അതിന്റെ ഗുണം നമ്മൾ വളരെ കാലമായി കാണുന്നുണ്ട്
ഇത് ടൈം ടെസ്റ്റഡ് ടെക്നിക്കാണ് കാലം തെളിയിച്ച സാങ്കേതികവിദ്യയാണ് ഇതിന് വേറിട്ട മഹത്വമുണ്ട്
കപാലഭാതിയും അനുലോംവിലോമുമായി പ്രാണായാമത്തെക്കാളധികം ആളുകൾക്ക് പരിചയമുണ്ടായിരിക്കാം
എന്നാൽ വളരെ ഗുണങ്ങളുള്ള ഭസ്ത്രികാ ശീതളീ ഭ്രാമരീ പോലെ പല പ്രാണായാമരീതികളുമുണ്ട്
നിങ്ങളുടെ ജീവിതത്തിൽ യോഗയുടെ പങ്ക് വർധിപ്പിക്കാൻ ഇപ്രാവശ്യം ആയുഷ് മന്ത്രാലയം വളരെ വിശേഷപ്പട്ട ഒരു കാര്യം ചെയ്തിട്ടുണ്ട്
ആയുഷ് മന്ത്രാലയം മൈ ലൈഫ് മൈ യോഗ എന്ന പേരിൽ അന്താരാഷ്ട്ര വീഡിയോ ബ്ലോഗ് മത്സരം ആരംഭിച്ചിട്ടുണ്ട്
ഭാരതത്തിൽ നിന്നുമാത്രമല്ല ലോകമെങ്ങും നിന്നുള്ള ആളുകൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്
ഇതിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾ മൂന്നു മിനിറ്റു നേരത്തേക്കുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യണം
ഈ വീഡിയോയിൽ നിങ്ങൾ യോഗാസനം ചെയ്തുകൊണ്ടിരിക്കുന്നതു കാണാനാകണം
യോഗ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണോ ഉണ്ടായിരിക്കുന്നത് അതെക്കുറിച്ച് പറയണം
എനിക്കു നിങ്ങളോട് അഭ്യർഥിക്കാനുള്ളത് നിങ്ങളേവരും ഈ മത്സരത്തിൽ തീർച്ചയായും പങ്കെടുക്കണം അന്താരാഷ്ട്ര യോഗ ദിവസത്തിൽ ഇങ്ങനെ പുതിയ രീതിയിൽ നിങ്ങളും പങ്കാളിയാകൂ
സഹൃത്തുക്കളേ നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് ദരിദ്രർ ദശകങ്ങളായി ഒരു വലിയ വേവലാതിയിൽ പെട്ടിരിക്കയാണ്
രോഗം വന്നാൽ എന്തു ചെയ്യും സ്വന്തം ചികിത്സ നടത്തുമോ അതോ കുടുംബത്തിനായി ഭക്ഷണത്തിനെക്കുറിച്ച് വേവലാതിപ്പെടുമോ ഈ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് ഈ വേവലാതി ദൂരീകരിക്കുന്നതിന് ഏകദേശം ഒന്നര വർഷം മുമ്പ് ആയുഷ്മാൻ ഭാരത് പദ്ധതി ആരംഭിക്കുകയുണ്ടായി
കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ആയുഷ്മാൻ ഭാരത് കൊണ്ട് ഗുണം കിട്ടുന്നവരുടെ എണ്ണം ഒരു കോടിയിലധികമായി
ഒരു കോടിയിലധികം രോഗികൾ അതായത് രാജ്യത്തെ ഒരു കോടിയിലധികം കുടുംബങ്ങൾക്ക് സേവനം ചെയ്യാനായി
ഒരു കോടിയിലധികം രോഗികൾ എന്നു പറഞ്ഞാലെന്താണ് ഒരു കോടിയിലധികം രോഗികൾ എന്നാൽ നോർവ്വേയെപ്പോലെയോ സിംഗപ്പൂർ പോലെയോ ഒരു രാജ്യത്തുള്ള ആകെ ജനസംഖ്യയെക്കാൾ രണ്ടിരട്ടിയലധികം ജനങ്ങൾക്ക് സൌജന്യമായി ചികിത്സ നല്കി എന്നാണ്
ദരിദ്രർക്ക് ആശുപത്രിയിൽ സൌജന്യമായി ചികിത്സ നല്കപ്പെട്ടിരുന്നില്ലെങ്കിൽ ഒരു ഏകദേശ കണക്കു കൂട്ടിയാൽ പതിനാലായിരം കോടി രൂപയിലധികം സ്വന്തം കീശയിൽ നിന്ന് ചിലവാകുമായിരുന്നു
ആയുഷ്മാൻ ഭാരത് പദ്ധതി എല്ലാ ഗുണഭോക്താക്കൾക്കുമൊപ്പം രോഗികളെ ശുശ്രൂഷിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും മെഡിക്കൽ സ്റ്റാഫിനും ആശംസകൾ നേരുന്നു
ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഒരു വലിയ വൈശിഷ്ട്യം പോർട്ടബിലിറ്റി സൌകര്യമുണ്ടെന്നതാണ്
പോർട്ടബിലിറ്റി രാജ്യത്തിന് ഐക്യത്തിന്റെ നിറമേകുന്നതിലും സഹായകമായിരിക്കുന്നു
അതായത് ബിഹാറിലെ ഒരു രോഗിക്ക് വേണമെങ്കിൽ സ്വന്തം സംസ്ഥാനത്ത് ലഭിക്കുന്ന അതേ സൌകര്യം കർണ്ണാടകയിലും ലഭിക്കും
ഇങ്ങനെ മഹാരാഷ്ട്രയിലെ ഒരു രോഗിക്ക് ലഭിക്കുന്ന ചികിത്സയ്ക്കുള്ള അതേ സൌകര്യം തമിഴ്നാട്ടിലും ലഭിക്കും
ഈ പദ്ധതി കാരണം ഏതെങ്കിലും പ്രദേശത്ത് ആരോഗ്യചികിത്സാ സൌകര്യം കുറവാണെങ്കിൽ അവിടത്തെ ദരിദ്രനായ ഒരാൾക്ക് രാജ്യത്തിന്റെ ഏതൊരു കോണിലും ചെന്ന് നല്ല ചികിത്സ നേടാനുള്ള സൌകര്യം ലഭിക്കുന്നു
സുഹൃത്തുക്കളേ ഒരു കോടി ഗുണഭോക്താക്കളിൽ നിന്നും 80 ശതമാനം ഗുണഭോക്താക്കൾ രാജ്യത്തെ ഗ്രാമീണ മേഖലയിലാണെന്നറിയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം
ഇതിൽത്തന്നെ ഏകദേശം 50 ശതമാനം ഗുണഭോക്താക്കൾ നമ്മുടെ അമ്മമാരും സഹോദരിമാരും ബാലികമാരുമാണ്
ഈ ഗുണഭോക്താക്കളിൽ അധികം പേരും സാധാരണ മരുന്നുകൾകൊണ്ടൊന്നും ചികിത്സ സാധ്യമല്ലാത്തവരാണ്
ഇവരിൽ 70 ശതമാനം ആളുകൾക്ക് ഓപ്പറേഷൻ വേണ്ടി വന്നു
എത്ര വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് ഇവർക്ക് മോചനം ലഭിച്ചതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്
മണിപ്പൂരിലെ ചുരാചാംദപുർ എന്ന സ്ഥലത്തെ ആറുവയസ്സുള്ള കുട്ടി കേലേൻസാംഗിനും ഇങ്ങനെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ പുതുജീവൻ ലഭിക്കുകയുണ്ടായി
കേലൻസാംഗിന് വളരെ ചെറിയ പ്രായത്തിൽ തലച്ചോറിന് രോഗം പിടിപെട്ടു
ഈ കുട്ടിയുടെ അച്ഛൻ ഗ്രാമീണ തൊഴിലാളിയാണ് അമ്മ നെയ്ത്ത് ജോലി ചെയ്യുന്നു
അതുകൊണ്ടുതന്നെ കുട്ടിയുടെ ചികിത്സ വളരെ ബുദ്ധിമുട്ടായിരുന്നു
എന്നാൽ അവരുടെ കുട്ടിക്ക് സൌജന്യ ചികിത്സ ലഭിച്ചിരിക്കുന്നു
ഏകദേശം ഇതേ തരത്തിലുള്ള അനുഭവമാണ് പുതുച്ചേരിയിലുള്ള അമൃതവല്ലിക്കുണ്ടായത്
അവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി ആപദ്ബന്ധുവായി മാറിയിരിക്കുന്നു
അമൃതവല്ലിയുടെ ഭർത്താവ് ഹൃദയസ്തംഭനം മൂലം മരിച്ചുപോയിരുന്നു
അവരുടെ 27 വയസ്സുള്ള മകൻ ജീവയ്ക്കും ഹൃദയരോഗമായിരുന്നു
ഡോക്ടർമാർ ജീവയ്ക്ക് സർജറി വേണമെന്നു പറഞ്ഞിരുന്നു
എന്നാൽ ഗ്രാമീണ തൊഴിലിലേർപ്പെടുന്ന ജീവയ്ക്ക് സ്വന്തം ചെലവിൽ ഇത്രയും വലിയ ഓപ്പറേഷൻ ചെയ്യിക്കുക സാധ്യമായിരുന്നില്ല എന്നാൽ അമൃതവല്ലി മകനെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യിച്ചിരുന്നു
ഒമ്പതു ദിവസത്തിനുള്ളിൽ മകൻ ജീവയുടെ ഹൃദയശസ്ത്രക്രിയ സാധ്യമായി
സുഹൃത്തുക്കളേ ഞാൻ മൂന്നുനാലു സംഭവങ്ങളെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ
ആയുഷ്മാൻ ഭാരത് മായി ബന്ധുപ്പെട്ട് ഇങ്ങനെ കോടിക്കണക്കിനു കഥകളുണ്ട്
ഈ കഥകൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടേതാണ് ദുഖത്തിൽനിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷപ്പെട്ട നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങളുടേതാണ്
എനിക്ക് നിങ്ങളോട് അഭ്യർഥിക്കാനുള്ളത് സമയം കിട്ടിയാൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴി ചികിത്സ നടത്തിയിട്ടുള്ളവരോട് തീർച്ചയായും സംസാരിക്കൂ എന്നാണ്
ഒരു ദരിദ്രൻ രോഗമുക്തനാകുമ്പോൾ അവന് ദാരിദ്ര്യത്തോടു പോരാടാനുള്ള ശക്തി ലഭിക്കുന്നതായി തോന്നാൻ തുടങ്ങുന്നു എന്നു നിങ്ങൾക്കു കാണാം
ഞാൻ നമ്മുടെ രാജ്യത്തെ വിശ്വസ്തരായ നികുതിദായകരോടു പറയുന്നു ആയുഷ്മാൻ ഭാരത് പദ്ധതിപ്രകാരം ദരിദ്രരായയവരുടെ ചികിത്സ നടന്നതിന്റെ അവരുടെ ജീവതം സുഖമായതിന്റെ സന്തോഷം ലഭിച്ചതിന്റെ യഥാർഥ അവകാശികൾ നിങ്ങളും കൂടിയാണ് വിശ്വസ്ഥരായ നികുതിദായകരും ഈ പുണ്യത്തിന് പങ്കാളികളാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഒരു വശത്ത് നാം ഒരു മഹാമാരിയോടു പോരാടുകയാണ് മറുവശത്ത് അടുത്ത സമയത്ത് കിഴക്കൻ ഭാരതത്തിന്റെ ചില ഭാഗങ്ങളിൽ പ്രകൃതിദുരന്തങ്ങളേയും നേരിടേണ്ടി വരുന്നുണ്ട്
കഴിഞ്ഞ ചില ആഴ്ചകളിൽ നാം പശ്ചിമബംഗാളിലും ഓഡീശയിലും സൂപർ സൈക്ലോൺ ഉംപുനിന്റെ പ്രഹരം കണ്ടു
കൊടുങ്കാറ്റിൽ അനേകം വീടുകൾ തകർന്നടിഞ്ഞു
കർഷകർക്കും വമ്പിച്ച നഷ്ടങ്ങളുണ്ടായി
സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓഡീശയിലും പശ്ചമബംഗാളിലും പോയിരുന്നു
അവിടത്തെ ജനങ്ങൾ എത്രത്തോളം സാഹസത്തോടും ധൈര്യത്തോടും കൂടെ സ്ഥിതിവിശേഷത്തെ നേരിട്ടുവെന്നത് പ്രശംസനീയമാണ്
ഈ ആപദ്ഘട്ടത്തിൽ രാജ്യം എല്ലാ തരത്തിലും അവിടുത്തെ ജനങ്ങൾക്കൊപ്പമുണ്ട്
സുഹൃത്തുക്കളേ ഒരുവശത്ത് പൂർവ്വഭാരത്തിൽ കൊടുങ്കാറ്റുവന്നതിന്റെ ആപത്തിനെ നേരിടുമ്പോൾ മറുവശത്ത് രാജ്യത്തിന്റെ പല ഭാഗത്തും വെട്ടുകിളികളുടെ ആക്രമണം ഉണ്ടായിരികയാണ്
ഒരു ചെറിയ ജീവിക്ക് ജീവിതത്തെ എത്രത്തോളം കഷ്ടത്തിലാക്കാനാകും എന്നു കാട്ടിത്തരുകയാണ് വെട്ടുകിളിസംഘത്തിന്റെ ആക്രമണം
ഇത് പല ദിവസങ്ങളായി നടക്കുകയാണ് വലിയ മേഖലയിൽ ഇതിന്റെ വിപത്ത് ഉണ്ടാകുന്നു
ഭാരത സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും കൃഷി വകുപ്പാണെങ്കിലും ഭരണസംവിധാനവും ഈ അപകടത്തിന്റെ ദുഷ്ഫലത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് കർഷകരെ സഹായിക്കാൻ ആധുനിക സൌകര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്
പുതിയ പുതിയ കണ്ടുപിടുത്തുങ്ങളിലേക്ക് ശൃദ്ധ തിരിക്കുന്നുണ്ട്
നമ്മുടെ കൃഷിമേഖലയിൽ ഉണ്ടായിരിക്കുന്ന വിപത്തിനെ നമുക്കെല്ലാവർക്കും ഒത്തു ചേർന്ന് നേരിടാനാകും എന്നെനിക്കു വിശ്വാസമുണ്ട്
ഇതിനെയും നാം നേരിടും വളരെയധികം കാത്തുരക്ഷിക്കാനാകും
പ്രിയപ്പെട്ട ദേശവാസികളേ അല്പദിവസങ്ങൾക്കുള്ളിൽ ജൂൺ 5 ന് ലോകം മുഴുവൻ വിശ്വ പര്യാവരൺ ദിവസം ആഗോള പരിസ്ഥിതി ദിനം ആഘോഷിക്കും
ആഗോള പരിസ്ഥിതി ദിനത്തിൽ ഈ വർഷം തീം ബയോ ഡൈവേഴ്സിറ്റി അതായത് ജൈവ വൈവിധ്യമാണ്
ഇപ്പോഴത്തെ ചുറ്റുപാടിൽ ഈ തീം വിശേഷാൽ മഹത്തായതാണ്
ലോക്ഡൌണിന്റെ അവസരത്തിൽ കഴിഞ്ഞ ചില ആഴ്ചകളായി ജീവിതത്തിന്റെ ഗതിവേഗം കുറച്ച് കുറഞ്ഞിരിക്കയാണെങ്കിലും ഇത് നമുക്ക് ചുറ്റുപാടും പ്രകൃതിയുടെ സമൃദ്ധമായ വൈവിധ്യത്തെ ജൈവ വൈവിധ്യത്തെ അടുത്തുനിന്നു കാണാൻ അവസരം ലഭിച്ചു
മലിനീകരണവും ശബ്ദകോലാഹലങ്ങളും കാരണം അപ്രത്യമായിരുന്ന എത്രയോ പക്ഷികളുടെ ശബ്ദം വർഷങ്ങൾക്കുശേഷം നമ്മുടെ വീടുകളിൽ നാം കേൾക്കുകയാണ്
പല ഇടങ്ങളിലും മൃഗങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കുന്നതിനെക്കുറിച്ചും വിവരം ലഭിക്കുന്നുണ്ട്
എന്നെപ്പോലെ നിങ്ങളും സാമൂഹ്യമാധ്യമങ്ങളിൽ ഇതൊക്കെ കണ്ടിരിക്കും വായിച്ചിരിക്കും
പലരും പറയുന്നത് എഴുതുന്നത് ചിത്രങ്ങൾ പങ്കു വയ്ക്കുന്നത് അവർക്ക് വീട്ടിൽ നിന്ന് അകലെയുള്ള പർവ്വതങ്ങൾ കാണാനാകുന്നു ദൂരെ എരിയുന്ന പ്രകാശം കാണാനാകുന്നു എന്നാണ്
ഈ ചിത്രങ്ങൾ കണ്ട് പലരുടെയും മനസ്സിൽ തോന്നിയിട്ടുണ്ടാവുക ഈ ദൃശ്യങ്ങളെ ഇങ്ങനെതന്നെ നിലനിർത്താനാകുമോ എന്നാണ്
ഈ ചിത്രങ്ങൾ ആളുകളെ പ്രകൃതിയ്ക്കായി ചിലതു ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു
നദികൾ എപ്പോഴും സ്വച്ഛമായിരിക്കുക പക്ഷിമൃഗാദികൾക്കും സ്വതന്ത്രമായി ജീവിക്കാൻ അവസരം ലഭിക്കുക ആകാശവും നിർമ്മലമായിരിക്കുക ഇതിനായി പ്രകൃതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പ്രേരണ ഉൾക്കൊള്ളാവുന്നതാണ്
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ നാം പലപ്പോഴും കേൾക്കുന്നതാണ് ജലമുണ്ടെങ്കിൽ ജീവനുണ്ട് ജലമുണ്ടെങ്കിൽ നാളെയുണ്ട് എന്ന്
എന്നാൽ ജലത്തോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്തം കൂടിയുണ്ട്
മഴവെള്ളം ഇത് നാം കാക്കേണ്ടതുണ്ട് ഓരോ തുള്ളിയും കാക്കേണ്ടതുണ്ട്
ഗ്രാമങ്ങൾ തോറും പെയ്യുന്ന മഴവെള്ളം നാമെങ്ങനെ കാത്തു സൂക്ഷിക്കുംപരമ്പരാഗതങ്ങളായ പല വഴികളുമുണ്ട് ആ ലളിതമായ ഉപായങ്ങൾ കൊണ്ട് നമുക്ക് മഴവെള്ളത്തെ കാത്തുസൂക്ഷിക്കാം
അഞ്ച് അല്ലെങ്കിൽ ഏഴുനാൾ വെള്ളം കെട്ടിനിന്നാൽ ഭൂമാതാവിന്റെ ദാഹം ശമിക്കും പിന്നെയത് ഭൂമിയിലേക്ക് ആണ്ടുപോകും അതേ ജലം ജീവന്റെ ശക്തിയാകും
അതുകൊണ്ട് ഈ വർഷകാലത്ത് ജലം സംരക്ഷിക്കാനായിരിക്കണം സൂക്ഷിച്ചുവയ്ക്കാനായിരിക്കണം നമ്മുടെയെല്ലാം പരിശ്രമം
പ്രിയപ്പെട്ട ജനങ്ങളേ നിർമ്മലമായ പരിസ്ഥിതി നമ്മുടെ ജീവന്റെയും നമ്മുടെ കുട്ടികളുടെ ഭാവിയുടെയും പ്രശ്നമാണ്
അതുകൊണ്ട് നാം വ്യക്തിപരമായും ഇതെക്കുറിച്ചു ചിന്തിക്കണം
ഈ പരിസ്ഥിതി ദിനത്തിൽ കുറെ വൃക്ഷങ്ങൾ തീർച്ചയായും നടണം പ്രകൃതിയെ സേവിക്കാനായി എല്ലാ ദിവസവും നിങ്ങളുടെ ബന്ധം നിലനിൽക്കുന്ന ചില ദൃഢനിശ്ചയങ്ങൾ എടുക്കണം
അതെ ചൂടേറുകയാണ് അതുകൊണ്ട് പക്ഷികൾക്ക് ജലം വച്ചുകൊടുക്കാൻ മറക്കരുത്
സുഹൃത്തുക്കളേ ഇത്രയും കഠിനമായ തപസ്സിനുശേഷം ഇത്രയും വലിയ കഷ്ടപ്പാടുകൾക്കുശേഷം ഒരു തരത്തിൽ നിയന്ത്രിച്ചിരിക്കുന്ന സ്ഥിതിഗതികൾ കുഴപ്പത്തിലാകാൻ ഇടയാക്കരുതെന്ന കാര്യത്തിൽ ശ്രദ്ധ വേണം
ഈ പോരാട്ടം ദുർബ്ബലമാകാൻ അനുവദിക്കരുത്
നാം അശ്രദ്ധ കാട്ടരുത് ജാഗരൂകത കൈവിടരുത് കോറോണയ്ക്കെതിരായ പോരാട്ടം ഇപ്പോഴും ഗൌരവമേറിയതാണ്
നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കൊറോണ ഇപ്പോഴും പഴയതുപോലെതന്നെ ഭീഷണിയാകാം
നമുക്ക് എല്ലാ മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആറടി അകലം മുഖത്ത് മാസ്ക് കൈകഴുകൾ ഈ മുൻകരുതലുകൾ ഇതുവരെ ഉണ്ടായിരുന്നതുപോലെ ഇനിയും തുടരണം
നിങ്ങൾ നിങ്ങൾക്കുവേണ്ടി നിങ്ങളുടെ രാജ്യത്തിനുവേണ്ടി ഈ മുൻകരുതൽ തീർച്ചയായും പാലിക്കുമെന്ന് എനിക്കു തികഞ്ഞ വിശ്വാസമുണ്ട്
ഈ വിശ്വാസത്തോടെ നിങ്ങളുടെ നല്ല ആരോഗ്യത്തിനുവേണ്ടി എന്റെ ഹൃദയംനിറഞ്ഞ ശുഭാശംസകൾ
അടുത്ത മാസം വീണ്ടും ഒരിക്കൽകൂടി മൻ കീ ബാത്തിൽ പുതിയ അനേകം വിഷയങ്ങളുമായി എത്താം